ചിത്രത്തിൽ ഇരു നില കെട്ടിടമായ ഒരു മുസ്ലിം പള്ളിയാണ് കാണുന്നത്.

കൂടാതെ അതിന് താഴെയായി അതി മനോഹരമായ ഗാർഡനും കാണാൻ കഴിയുന്നുണ്ട്.

സ്കൂൾ ഇന്റെ മതിലിൽ നീല നിറത്തിലുള്ള മതിലിൽ പല നിറ വർണ്ണത്തിലായ് പല വാക്കുകളും എഴുതിയിട്ടുണ്ട്.

ചിത്രത്തിൽ അതി മനോഹരമായ ഒരു ബിൽഡിംഗ് ഇന്റെ മുൻവശമാണ് കാണിക്കുന്നത്.

മനോഹരമായ വൃക്ഷങ്ങളും കാടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.

അവിടെ അതി മനോഹരമായ ഒരു വൃക്ഷം നില്പുണ്ട്.

ചിത്രത്തിൽ ഒരു ബിൽഡിംഗ് ഇന്റെ ഉൾഫാഗമാണ് കാണിച്ചിരിക്കുന്നത്.

റോഡ് ടാറോ ഇട്ടിരിക്കുകയാണെങ്കിലും വളരെ നശിച്ചു കിടക്കുകയാണ്.

ചിത്രത്തിൽ ഒരു വീടിൻറെ ഉൾഭാഗം ആണ് കാണിച്ചിരിക്കുന്നത് അതിലിൽ അതി മനോഹരമായി കാര്യങ്ങളും ഉണ്ട്.

ചിത്രത്തിൽ ഒരു കടയുടെ ഉൾഭാഗം ആണ് കാണിച്ചിരിക്കുന്നത്.